പുതിയഭാഷയായി രൂപാന്തരപ്പെട്ട കാലഘട്ടത്തിൽ അതായത് AD എട്ടു മുതൽ പതിമൂന്നുകൂടിയ കാലഘട്ടങ്ങളിൽ മുസ്ലിംകൾ മലയാള ലിപിയിൽ കൃതികൾ എഴുതിയതായി കാണപ്പെട്ടിട്ടില്ലാത്തിനു ചില കാരണങ്ങളുണ്ട്. ഒന്ന് ഇസ്ലാമിക പ്രബോധനത്തിനോ

മൂന്ന് മുസ്ലിംങ്ങൾ അല്ലാത്തവർ ഇത് വായിക്കണമെന്ന് യാതൊരു നിബന്ധനയും എഴുത്തുകാർക്കില്ലായിരുന്നു. കേരളത്തിന്‍റെ ആ~ കേരളത്തിൽ ആദ്യകാലങ്ങളിൽ പള്ളികളിലെ അറബിയിൽ തന്നെയായിരുന്നു എന്ന വാദത്തിന് നിഗമനങ്ങൾ പിൻബലം നൽകുന്നുണ്ട്. മറ്റു ചില കാരണങ്ങൾ. മലയാളലിപിയിൽ മുസ്ലീം രചനകൾ വിരളമാകാൻ മറ്റൊരു പ്രധാനകാരണം missionary മാരുടെ രംഗപ്രവേശമാണ്. missionary മാരും മലയാളവും. പൊതുവായ ആശയവിനിമയത്തിന് ഗദ്യരൂപമില്ലാത്ത മലയാളത്തിന്‍റെ ഭാഷാപ്രതിസന്ധി രൂക്ഷമായ കാലത്താണ് പോര്‍ച്ചുഗീസ് missionary മാർ കേരളത്തിൽ ക്രിസ്തു~ ക്രിസ്തുമത പ്രചരണം ആരംഭിക്കുന്നത്. അന്ന് വേണ്ടത്ര വേണ്ടത്ര പദസമ്പത്തും വാക്യഘടനയും ഇല്ലാത്ത ദ്രാവിഡ ഭാഷയിൽ സംസ്‌കൃതം, പോർച്ചുഗീസ്, സുറിയാനി, അറബി, തമിഴ് തുടങ്ങി തുടങ്ങിയ ഭാഷകളിൽ നിന്ന് പുതിയ പദങ്ങൾ ഉണ്ടാക്കി അവർക്ക് യോജിച്ച അർത്ഥങ്ങൾ നൽകി. അറബി മലയാളത്തെപ്പോലെ അവര്‍ റോമൻ, ലാറ്റിൻ ലിപികളിൽ മലയാളം എഴുതി. എന്നാൽ മത പ്രബോധനത്തിന് മലയാളത്തെ ആശ്രയിക്കാതെ നിവതി ഇല്ലെന്ന് ബോധ്യമായതിനാൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബോംബെയിൽ വച്ച് bible മലയാളവിവർത്തനം അച്ചടിച്ചു. കെ~ ഇത്തരത്തിൽ ക്രിസ്തുമത ഗ്രന്ഥങ്ങൾ മലയാളഭാഷയിൽ അച്ചടിച്ച് മതപ്രബോധനം നടത്തപ്പെട്ടതിനാലാകാം മാപ്പിളമാർ അക്കാലത്ത് മലയാളഭാഷയിൽ കൂടുതൽ നൈപുണ്യം നേടാതിരുന്നത്. അതിനകം ആധുനിക പശ്ചാത്യ മാ~ മാതൃകയിൽ school വിദ്യാഭ്യാസം ആരംഭിക്കാൻ missionary മാരും ആരംഭിക്കാൻ missionary മാരും ബ്രിട്ടീഷ് government ഉം മുൻകൈ എടുത്തത്. തിനു പിന്നിലുള്ള ലക്ഷ്യങ്ങളിലൊന്ന് ക്രിസ്തുമത പ്രചാരണമായിരുന്നു. കേരളത്തിലെ അച്ചടിച്ചരിത്രം. ആയിരത്തി തൊള്ളായിരത്തി~ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നു മുതൽ കേരളത്തിൽ മലയാളത്തിനായി അച്ചുകൂടങ്ങള്‍ സ്ഥാപിക്കപ്പെട്ടു. കോട്ടയത്ത് CMS പ്രസ്ഥാപിച്ച ബെഞ്ചമിൻ ബേബി ആണ് തുടക്കം കുറിച്ചത്. ഇതോടുകൂടി നിർത്തുന്നു. thank you. നന്ദി. നമസ്ക്കാരം. സുഹൃത്തുക്കളെ നമസ്കാരം, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പില് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു ഭൂഖണ്ഡത്തെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ നമ്മുടെ കൊച്ചു ഭൂമിയില് ഏകദേശം ഏഴോളം ഭൂഖണ്ഡങ്ങൾ അഥവ നമ്മൾ അറിയു നമുക്കറിയിറിയുന്നതുപോലെ വൻകരകൾ എന്ന് പറയാം. വൻകരകൾ അതില് യൂറോപ്പ്, ഏഷ്യാ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക, അന്റാർട്ടിക്ക അങ്ങനെ ഏഴ് വൻകരകൾ ഉണ്ട്. ഇതില് അന്റാർട്ടിക്കയില് ജനവാസമില്ല ബാക്കി ആറെണ്ണത്തിലും ജനവാസമുണ്ട്.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 യൂറോപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വൻകരയാണ് പരമ്പരാഗതമായി ഈ ഒരു വൻകരകളിൽ നിന്നും വൻകരകളിൽ ഒന്ന് ഭൂമി ശാസ്ത്രപരമായി ഈ ഒരു പക്ഷേ ഭൂഖണ്ഡത്തിൽ ഒരു ഉപ ആ ഉപദ്വീപാ ഉപദീപണ്ഡവുമാണ് ആണ് യൂറോപ്പ്. ഭൂമിയിലെ ഒരു വ്യക്തിയുക്ത വൻകര എന്ന നിലയിൽ കണക്കാക്കിയ വിസ്തീർണ്ണത്തിൽ അഞ്ചാമതാണ് അതുപോലെ ജനസംഖ്യയിൽ മൂന്നാമതും ആണ് നമ്മുടെ യൂറോപ്പിന്റെ സ്ഥാനം. ural മലനിരകളും അതുപോലെ ural നദിയും caspian കടലും caucasus ൻ പ്രദേശവും കരിങ്കടലുമാണ് യൂറോപ്പിനെ നമ്മുടെ നമ്മുടെ വൻകരയായ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത്. യൂറോപ്പിന്റെ വിസ്തീർണ്ണം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 ഭൗമ ശാസ്ത്രീയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയും ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തിമൂന്ന് കോടിയിലപ്പുറം നമ്മുടെ യൂറോപ്പിൽ ജനസംഖ്യ എഴുപത്തിമൂന്ന് കോടിയിൽ അപ്പുറം ജനസാന്ദ്രത ഉള്ള ആ ഭാഗങ്ങള് പറയണത് ഏകദേശം ഏ എഴുപതിനായിരം kilometer square ലാണ് അവിടെ ജനസാന്ദ്രത കിടക്കുന്നത്. പിന്നെ ഏകദേശം അൻപതോളം രാജ്യങ്ങൾ ചേർന്ന ഒരു വൻകരയാണ് യൂറോപ്പ് അൻപതോളം രാജ്യങ്ങൾ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും സുപരിചിതങ്ങളായ ഫ്രാൻസ്, ജർമ്മനി അതുപോലെ ഇംഗ്ലണ്ട്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 സമ്പന്നമായ രാഷ്ട്രങ്ങൾ ഉള്ളത് യൂറോപ്പിലാണ്. ഇവിടെ സംസാരിക്കുന്ന ഭാഷകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും english ആണ് അധികം രാഷ്ട്രങ്ങളിലും സംസാരിക്കുന്നത് ഫ്രാ french അതുപോലെ spanish, german എന്നീ ഭാഷകളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് യൂറോപ്പിലെ അൻപത് രാഷ്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏ റഷ്യ എന്ന് പറഞ്ഞ രാഷ്ട്രാണ് ഏറ്റവും വിസ്തീർണത്തിലും അതുപോലെ ജനസംഖ്യയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ വത്തിക്കാൻ ആണ് ഏറ്റവും ചെറിയ രാഷ്ട്രം ഏഷ്യക്കും, ആഫ്രിക്കയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ജനസംഖ്യയുടെ കാര്യത്തിൽ യൂറോപ്പ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് million എന്നാൽ ഇവിടുത്തെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം പതിനൊന്ന് ശതമാനം മാത്രമേ ഉണ്ടാവൂള്ളൂ കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം നൂറ്റിയിരുപത് കോടി ജനങ്ങൾ ഉണ്ട് ആ നമ്മുടെ ആ ഏഷ്യ എടുത്തുനോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ നൂറ്റിയിരുപതോളം കോടി ജനങ്ങൾ ഉണ്ട്. അതുപോലെ ചൈനയിലും ഉണ്ട് ഭൂരിഭാഗവും നമ്മുടെ ആ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏഷ്യയിൽ ആണെന്നാണ്.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 പാശ്ചാത്യ സംസ്കാരത്തിൻറെ ഭാഗമായി ജനങ്ങൾക്ക് ലോകത്തിൻറെ മറ്റ് ഭാഗത്ത് ഉള്ളതിനേക്കാൾ സ്വാതന്ത്രവും, സന്തോഷങ്ങളും, അവകാശങ്ങളും യു~യു~യൂറോപ്യൻ രാജ്യങ്ങളിൽ ലഭ്യമാണ് നമ്മുടെ കൂടുതലായും നമ്മുടെ ആൾക്കാരൊക്കെ, പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ഒക്കെ അധികവും യൂറോപ്പിലാണ് നമ്മുടെ പല ആളുകളും എന്താണ് അവരുടെ ആ ആ

പ്രത്യേകിച്ച് colony വാഴ്ചയുടെ കാലങ്ങളിൽ പതിനാറാം നൂറ്റാണ്ടിന്റെയും ഇരുപതാം നൂറ്റാണ്ടിന്റെയും ഇടയ്ക്ക് അമേരിക്കയിലും, ആഫ്രിക്കയിലും, ഓഷ്യാനയിലും, ഏഷ്യയിലും, യൂറോപ്പിലെ രാജ്യങ്ങൾ colony കൾ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അറിയാം നമ്മൾ യൂറോപ്പിലെ പ്രധാന രാജ്യമായ ഇംഗ്ലണ്ടിന്റെ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

രണ്ട് ലോകമഹായുദ്ധങ്ങളിലും യൂറോപ്പ് ഒരു മുഖ്യ കക്ഷിയായിരുന്നു. യുദ്ധങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ യൂറോപ്പിന്റെ ശക്തി കുറയാൻ കാരണമായി american ഐക്യനാടുകളുടെയും, സോവിയറ്റ് യൂണിയന്റെയും പ്രധാന ശക്തിയായി ഉള്ള രംഗപ്രവേശനത്തോടെ ആയിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള scandinavian രാജ്യങ്ങൾ യൂറോപ്പിൽ ആണ് കുറ്റകൃത്യങ്ങൾ തീരെ കുറഞ്ഞ ഈ രാജ്യങ്ങൾ സ്വതന്ത്ര ചിന്ത വളരെ ശക്തവുമാണ് ഇതൊക്കെയാണ് യൂറോപ്പിന്റെ യൂറോപ്പിനെ പറ്റി പറയാനുള്ള കാര്യങ്ങള് പിന്നെ യൂറോപ്പ് എന്ന പേരിൻറെ ഉപയോഗം ചരിത്രത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് Greek ച~ചരിത്രകാരനായിരുന്ന ഹെററ്റോഡസ് പറയുന്ന പ്രാച~പ്രാചീനകാലത്തെ ലോകം യൂറോപ്പ്, ഏഷ്യ, ലിബിയ അതായത് ആഫ്രിക്ക എന്നിങ്ങനെ മൂന്ന് വൻകരകളെ വിഭജി~വിഭജിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഈ ചിന്ത ഏ ചിത്രകാരൻ പറയുന്നു ചരിത്രകാരൻ പറയുന്നത് പിന്നെ യൂറോപ്പിന്റെ, യൂറോപ്പിനെ പറ്റി ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ യൂറോപ്പ് എന്ന പേരിന് പിന്നിൽ greek ഐതിഹ്യമാണ്. greek ഒരു greek letter ഒരു Greek വാച~വാചകത്തിൽ നിന്നാണ് യൂറോപ്പ് എന്ന പേര് പിന്നെ,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 യൂറോപ്പിലെ പ്രധാന ഭാഷ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, romans ഭാഷകൾ ജ~ germanic ഭാഷകൾ baltic ഭാഷകൾ slavic ഭാഷകൾ എന്നിങ്ങനെ പ്രധാനമായും നാല് വിഭാഗങ്ങളായി തിരിക്കാം. English അതുപോലെ ജർമനി german French, Spanish അങ്ങനെ പ്രധാന ഭാഷകള് അവിടെ സംസാരിക്കും.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

അവരാണ് എല്ലാത്തിനും ഒരുപടി മുന്നിലുള്ളത്.

പിന്നെ യൂറോപ്പിനെ പറ്റി പറയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാണെങ്കില് യൂറോപ്പിന്റെ ഒരു പ്രധാന നഗരം എന്ന് പറയുന്നത് യൂറോപ്പിലെ ലണ്ടൻ ആണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലണ്ടൻ അതുപോലെ പാരിസ് അതുപോലെ റോം എന്നിങ്ങനെയുള്ള നഗരങ്ങളൊക്കെയാണ് യൂറോപ്പിലെ പ്രധാന നഗരങ്ങള്. നമ്മുടെ InternetTLDeuropeanTLD എന്ന പേരിലാണ് Internet അവിടുത്തെ അറിയപ്പെടുന്നത്. പിന്നെ സമയമേഖലകൾ എന്ന് പറയുന്നത് UTCUTCPlus അഞ്ച് എന്ന രീതിക്കാണ് സമയമാ~സമയങ്ങളൊക്കെ നമുക്ക് അറിയുന്നത്. നമ്മുടെ,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 മറ്റ് വൻകരകളെ അപേക്ഷിച്ച് യൂറോപ്പ് വിദ്യാഭ്യാസത്തിലും അതുപോലെ സാമ്പത്തികത്തിലും കുറച്ചു മുൻപന്തിയിലാണ്. യൂറോപ്പിലെ മതങ്ങൾ പാശ്ചാത്യകലയിലും, സംസ്കാരത്തിലും, തത്വശാസ്ത്രത്തിലും, നിയമത്തിലും വളരെ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു. europe പ്യൻ മതങ്ങൾക്ക് എന്നാണ് അവിടെ ചരിത്രം ചൂണ്ടികാണിക്കുന്നത്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും യൂറോപ്പിനെ പറ്റിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുക്ക് ഇതിനെപറ്റി കൂടുതൽ അറിയൂ ആ കൂടതൽ അറിയുവാൻ നമുക്ക് നമ്മുടെ ശാസ്ത്രസാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക്

Hello sir അതെയതെ മിയോ customer care ആണിത് പറയൂ. എന്താ എന്താ sir ഏ എന്തു പറ്റി? എത്ത~ എത്ര cash ന് recharge ചെയ്താര്ന്ന്? ഏതാ plan ന്? ഇരുവത്തൊന്ന് ല്ലേ? അത് ഇന്നലെ ആണെങ്കി ഇരുവത്തൊന്ന് one day മാത്രോള്ളൂ കിട്ട്കാ. അപ്പോ range ഇല്ലാന്നാ പറയുന്നേ ~ങ്ങളെ വീടെവിടെയാണ്? കാഞ്ഞിരത്തടം, അവിടെ മ~ മിയോന്‍റെ ഒരു tower ഇണ്ടല്ലോ അപ്പൊ

നിങ്ങളെ phone ല് range അ് കാണിക്കുന്നുണ്ടോ? ഫൊ~ ഏർ fourG കിട്ടുന്നുണ്ടോ? fourG കിട്ടുന്നുണ്ടോ? ഇതിപ്പോ നിങ്ങളെ sim എടുത്തിട്ടെത്രയായി?

അമീൻ ഇല്ലേ? ഞാൻ എന്താലൊന്ന് check ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒറ്റ minute

തൊണ്ണൂറ്റൊന്നേ തൊണ്ണൂറ്റഞ്ചേ ആഹ് okay okay ഞാനൊന്ന് നോക്കിനോക്കട്ടെ. hello ഇതിലിപ്പോ കൊഴപ്പൊന്നും കാണിക്കുന്നില്ല. നിങ്ങള് phone ണ് ഏതാ ഉപയോഗിക്കുന്നേ? എം ഫിഫ്റ്റി വൺ ആണ്. അത് വാങ്ങീട്ട് കൊറേ ആയോ? അഹ് convert ഇയ്യല്ലേ, ഞങ്ങള് fix ഇയ്യാൻ നോക്കാം. ഇത് ഞാന്‍ check ചെയ്ത് നോക്കട്ടിപ്പോ. ങ്ങളൊരു ഞാന്‍ phone ലൊന്നൂടെ നോക്കി നോക്ക് range കിട്ടുന്നുണ്ടോന്ന്.

ഓ ഒന്നൂടെ നോക്കട്ടെ കേട്ടോ. ങ്ങള് ഇപ്പളും ആ കാഞ്ഞിരത്തടത്ത് തന്നെയാണോ? അവടെ ഐഡിയേടെ വേറെ ആർക്കേലും issue ഇണ്ടാവലുണ്ടോ? മിയോടെ വേറെ ആർക്കേലു~ വേറെ ആരുടേലും issue ഇണ്ടാവലുണ്ടോ? ഈ sim ഉപയോഗിക്കണോര്‍ക്കൊക്കെ speed ഇണ്ടാവലിണ്ടവടെ? അത് നിങ്ങള് ഒരു plan ഉം കൂടി recharge ചെയ്‌ത്‌ നോക്കേണ്ടി വെരും. അത് ചെലപ്പോ plan ന് പെട്ടന്ന് recharge ചെയ്തപ്പോള്ള പ്രശ്നം വല്ലതും ആവും. പഴയത് അത് ഒരുട്ടം കൂടെ recharge ചെയ്താ പഴയത് കൂടി ല~ available ആവും അഹ് ആ MB ബാക്കിയിള്ളത് കിട്ടും. അത് നിങ്ങള് per day ചെയ്യലുണ്ടോ? അന്നാ monthly ഒന്ന് ചെയ്‌ത്‌ നോക്കൂ.

three hundred ന്‍റെ one month twenty eight days one point 5 GB per day പിന്നെ twelve to six അ് ന~ ന~ night twelve to six

ആഹ് പുതിയ tariff ആണ്. ആഹ് മുന്നൂറ് ചെയ്തു കഴിഞ്ഞാ one point 5 GB per day ഉം night midnight twelve to six നിങ്ങക്ക് free net ആവും. എത്ര വേണേലും use ചെയ്യാം limit ഇണ്ടാവില്ല പിന്നെ ~ങ്ങള് ഒരു day one day ത്തെ ബാക്കിയിള്ള net ഇങ്ങക്ക് saturday sunday use ചെയ്യാവുന്നതാണ്.

ആഹ് ങ്ങള് issue പറയൂ.

മിയോന്ന് മിയോക്ക് call എയ്യുമ്പൊരു പ്രശ്നോല്ല. ~ക്ഷേ മിയോന്ന് വേറൊരു telecom ല്ലേ? ഒരു മൈഡിയ പോല്‍ത്തൊരു company ലേക്ക് call എയ്യുമ്പോ ങ്ങക്ക് cut ആവാന്നാ നിങ്ങള് പറയുന്ന്. അത് മിയോടെ server ന്‍റെ അല്ലെങ്കി മൈഡിയേലെ ഒരു server ടെ പ്രശ്‌നം ആണെങ്കി ഞങ്ങക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതോ മൈലിഡിയേന്ന് വോലാഫോണ്ക്ക് പോവുമ്പോ പ്രശ്‌നല്ലാന്നിപ്പോ ഒന്നൂടി നോക്കി നോക്കുണ്ടു. ഇപ്പ ബയ~ മ്മക്കിപ്പം എല്ലാന്നും ഞങ്ങളെ server നെ പ~ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കൊറേയൊക്കെ ബാക്കിയിള്ളവരുത്ത്ന്ന് പ്രശ്‌നം ഇണ്ടാവൂല്ലോ. ഇങ്ങളെ സംഭവം ഇങ്ങളെ pressure ~ങ്ങക്ക് മനസ്സിലാവും. കാരണം ഒരു recharge ചെയ്തിട്ട് cash കളഞ്ഞിട്ട് net കിട്ടണില്ല ന്നാണല്ലൊ പ്രശ്നം. പക്ഷേ ഞങ്ങടെ server ഇപ്പോ ഏദേശം, okay ആയിട്ടാണ്പ്ര വർത്തിക്കുന്നത്. കാരണം നിങ്ങളെ കാഞ്ഞിരത്തടം ഭാഗം ഞാൻ check ചെയ്തപ്പൊ ഇന്‍റെ lap ല് ~ക്ഷേ അത് എല്ലാം green tick കാണിക്കുന്നുണ്ട്. കാരണം എല്ലാ രീതീലും okay യാന്നാ പറയുന്നെ. പിന്നെ ആ ഒരു place ന്ന് ഞങ്ങക്ക് വേറെയൊരു complaint ഇതുവരെ കിട്ടിയിട്ടില്ല, മിയോടെ agency ക്ക്. നി അങ്ങളെ, ഇനിപ്പോ നിങ്ങള്‍ടൊരു option ന്ന് പറഞ്ഞാ, പ്രശ്നവേ അതില്‍ നോക്കുമ്പോ, മിയോടെ ഭാഗത്തൊരു പ്രശ്‌നോമില്ലെന്നാണ് ഞാൻ കാണുന്നത്.

ഞങ്ങളൊരു ഞങ്ങള് ഇതിപ്പോ ഈ range ടെ issues ഇയ~ ചെലോടത്ത് വരുന്നുണ്ടെ. അപ്പ അതിനെല്ലാം മേണ്ടി പുതിയൊരു system കൊണ്ടരാന്‍ ഉദ്ദേശിക്കുന്നുണ്ട്. മിയ മിയാന്നാ പറയുന്നേ അയിന്. ആഹ് അത്ന്ന് പറഞ്ഞാലേ എല്ലാ phone ലും ഒര് app install ഇയെല്ലാമ് ആ app വെച്ചിട്ട് sim നെ connect ചെയ്തതാ എന്നിട്ട്, ഒരു social media പോലെയൊക്കെയാണ്. അതില് ഞമ്മള് മിയോടെ വേറെ users ഉണ്ടാവും. അപ്പ അവര് തമ്മിലമ്മില് connect ആവും. അപ്പൊ മിയോ to മിയോ call ഭയ~ smooth ആക്കാനാ പോകുന്നെ fluid പോലെയേവും. അപ്പ നിങ്ങള് wait ചെയ്യണം. അതിപ്പോ ഇ~ അതിപ്പോ wait ചെയ്യണം. ഇതിപ്പളും planning pro~ proce~ process ലാണ്. അപ്പോ ഒരു one month time ഇടുക്കും ഇത് ഈ app പൊറത്ത് വരുമ്പത്തേന്. അതുവരെ കൊറച്ച് wait ചെയ്യേണ്ടി വരും. ആഹ് ഞങ്ങളെ planning team ഉം ഞങ്ങളെ technical team ഉം അങ്ങനെയാണ് പറയുന്ന്. ഞങ്ങള് പരിഹരിക്കും. ഞങ്ങള് ഞങ്ങളെ ആഹ് ഞങ്ങള് maximum നോക്കുന്നുണ്ട്. ഞങ്ങളെ customers നെ എല്ലാ രീതീലും തൃപ്തിപ്പെടുത്താനുള്ള ഞങ്ങള് എല്ലാ രീതിയിലും നോക്കുന്നുണ്ട്.

ആഹ് okay ഞാനൊന്ന് നോക്കി നോക്കട്ടെ, ഒന്നൂടി നോക്കി നോക്കട്ടെ let me recheck ആഹ് ഇവിടെ ഒന്ന് cut ആയി കെടക്കുന്നു, ഒന്ന് ഒറ്റ minute ആഹ് ഇനിയൊന്ന് check ചെയ്ത് നോക്കൂ. ഇനിയൊന്ന് check ചെയ്തു നോക്കൂ, netcheck ചെയ്ത് നോക്കൂ.

ആഹ് അത് ചെല plan recharge ചെയ്യുമ്പോ ചെല errors വെരാൻ chance ഇണ്ട്. hello ആഹ് അത് ചെല plans ഏ ചെല plans ചെയ്യുമ്പോ ഒന്നല്ലെങ്കി നിങ്ങള് ആ recharge ചെയ്‌ത time ലൊള്ള നിങ്ങളുടെ net ന്‍റെയൊരു buffering ഓ അല്ലെങ്കിൽ ആ server ന് എന്തേലും പ്രശ്‌നം കാരണം errors സംഭവിക്കാനുള്ള chance ~ണ്ട്.

ആഹ് okay sir ഏ ഞങ്ങളെ പുതിയൊരു broad band ന്‍റെ connection കൊണ്ടന്നിട്ട്ണ്ട്. അപ്പൊ അത്, ഏർ മിയോ നെറ്റ് ~ന്ന് ആന്നതിന് പറയുന്നേ monthly four hundred four fifty ആണിപ്പോ വെരുന്നേ. അത്,

ആഹ് broad band ആണ് അത് അത്യാവശ്യം speed ഇണ്ടാവും ഏർ fiftyMBper second എക്കെ കിട്ടുന്നതാണ്.

ആഹ് okay broad band ഇണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപെട്ടാ, ഞങ്ങള് വീട്ടില് വന്ന് ഞങ്ങളായിട്ട് fix എയ്ത് തെരുന്നതാണ്. ആഹ് okay ഇനി വേറെ പ്രശ്നമെണ്ടേല് contact ചെയ്യാൻ മടിക്കരുത്. ഞങ്ങളെന്തും, നിങ്ങളെ സേവനത്തിനാണ് ഞങ്ങളിവിടെ നിക്കുന്നത്. അപ്പൊ contact ചെയ്യണം okay വേറെ നാട്ടില് പ്~ പ്രശ്‌നിള്ളവര് എന്തായാലും ഓനോട്‌ വിളിക്കാൻ പറയണം.

hello

കേക്കുന്നു പിന്നെ എന്തെടുക്കുവായിരുന്നു പിന്നെ എന്ത് വിശേഷം സുഖണോ സുഗായിട്ടിരിക്കുന്നു

ഹും ഞാൻ ഓട്ടണ്ടായർന്ന് ഹും എവിടെയായിരുന്നു ഇന്ന് ഓട്ടം ഇന്ന്

പത്തനാപുരം അഹ് പിന്നെ രാവിലെ എപ്പഴാ പോയത് രാവിലെ എട്ട് പതിനൊന്ന് മണിക്ക് പോയി പതിനൊന്ന് മണിക്ക് ഹും നാളെ തിരുവനന്തപുരം പോണം ആണോ ആഹ് എപ്പോഴാ വന്നത് ഞാന് ഞാന് ഒമ്പത് മണിയായി ഒമ്പത് മണി ഹും

അളിയൻ വന്നു വന്നിട്ട് കടയിവരെ പോയി

ആഹ് അങ്ങനെ അതോന്നില്ല ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ അതൊണ്ടാക്കി curry ഉണ്ടാക്കി പ്രത്യേകിച്ച് അങ്ങനെന്നുല്ല പിന്നെ അളിയൻ പിന്നെ വെളിയിൽന്ന് കഴിച്ചിട്ടാ ഇന്ന് വന്നത് അതെന്തേ പൊറത് പുറത്തുനിന്ന് കൂട്ടുകാരെല്ലാരു കൂടെ വേളിന്ന് കഴിച്ച്

പിന്നെ അമ്മ എന്തോ ചെയ്യന്ന് അമ്മ food ഉണ്ടാക്ക്ന്ന്

ആഹാരം ഉണ്ടാക്ക്ന്ന് ഹും പിന്നെ നാളെയുണ്ടോ നിനക്ക് നാളെ പോണം ഇല്ലയോ

നീ ആടെ വിളിച് പറഞ്ഞിട്ടില്ലെയോ ഞങ്ങളവിടെ ഇനി ഉത്സവം പിന്നെ ഇപ്പഴല്ല ഇനി ഹും ദീപാവലി വരുഅല്ലോ ഇനി അന്നാ december november ൽ അന്നത്തേക്കേ ഉള്ളു പിന്നെ അതൊക്കെ പോയി ഉം പിന്നെ എന്തുവാ അപ്പച്ചി വിളിച്ച ഉത്സവം അല്ലെ ആണോ അപ്പച്ചി വിളിച്ചായർന്നോ ആഹ്

ബുധനാഴ്ചർന്നു

ഹും ഓഹ് അമ്മു ഒക്കെ വേരൊ

ആണോ ആഹ് പിന്നെ വിളിച്ചായർന്നോ അവളെ പിന്നെ വിളിച്ചില്ല അപ്പച്ചി വിളിച്ചായർന്ന് ഹും പിന്നെ കൂട്ടുകാരൊക്കെ എന്തോ പറീന്ന്

നേരത്തെ വീട്ടി കേറി നാളെ രാവിലെ ആറുമണിക്ക് പോണ്ടേ ആഹ്ഹഹ